ഒരേ സമയം തന്നെ ഒരു ജ്ഞാനമേഖലയും ഇത്തരജ്ഞാനമേഖലകളുടെയും സംസ്കാരത്തിന്റെയും വിവിധ മാധ്യമമാണ് ഒരേ സമയം തന്നെ ഭാഷ എന്താണ് ഒരു പാഠ്യവിഷയവും മറ്റുള്ള വിഷയങ്ങൾ പഠിക്കാനുള്ള ഒരു മാധ്യവുമാണ് അല്ലെ

മാതൃഭാഷയിലൂടെയാണ് അല്ലെ അപ്പൊ അതുകൊണ്ടാണ് മറ്റു രണ്ടു രാജ്യങ്ങളിൽ ഉള്ള ആളുകളെ ഇപ്പോൾ china പോലെ japan പോലെയുള്ള രാജ്യങ്ങളൊക്കെ technology യിൽ അല്ലെ സാങ്കേതിക വിദ്യയിൽ ഏറ്റവും ഉയർന്ന മുൻപന്തിയിൽ നിൽക്കുന്ന രാജ്യങ്ങളാണ് എന്തുകൊണ്ടാണ് അവർ അത്രയും ഉയർന്ന നിലയിൽ നിൽക്കുന്നത് അവരുടെ അല്ലെ അവരുടെ ആ പ്രാഥമിക വിദ്യാഭ്യാസം ഉൾപ്പടെ എല്ലാ വിദ്യാഭ്യാസവും അവർ നല്കുന്നത് ഏതു ഭാഷയിലാണ്

ആ ഭാഷയിലൂടെയാണ് നമ്മൾ അറിവ് നേടുന്നത് അല്ലെ. അപ്പോൾ ആദ്യം നമ്മൾ മറ്റൊരു ഭാഷ പഠിക്കേണ്ടതുണ്ട് അല്ലെ പക്ഷെ china പോലെ japan പോലെയുള്ള രാജ്യങ്ങളിൽ അവർ അവരുടെ സ്വന്തം ഭാഷയിലാണ് science പോലെ എല്ലാ വിഷയങ്ങളും പഠിക്കുന്നത്

ആശയങ്ങളൊക്കെ ഗ്രഹിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അപ്പോ അതുകൊണ്ടു തന്നെയാണ് എന്ത് പറയുന്നത് മാതൃഭാഷയിലുള്ള പഠനങ്ങൾ അല്ലെ എല്ലാ പ്രതിവിധികളും അല്ലെങ്കിൽ എല്ലാ ചലനങ്ങളെയും മനസിലാക്കാൻ ലോകത്തെ മനസിലാക്കാൻ നമുക്ക് സാധിക്കുന്നത് എന്തിലൂടെയാണ് നമ്മളുടെ മാതൃഭാഷയിലൂടെയാണ് എന്ന് പറയുന്നു അല്ലേ? ഒരേസമയം തന്നെ ഒരു ഭാഷ പാഠ്യ വിഷയവും മറ്റുള്ള വിഷയങ്ങളും പഠിക്കാനുള്ള ഒരു മാധ്യവുമാണ് ജീവിതത്തിലെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ സഹായിക്കുന്നതു മുതൽ സൗന്ദര്യം ആസ്വദിക്കാനും അല്ലേ ആസ്വ ആസ്വദിച്ച് സൗന്ദര്യത്തെ സർഗാത്മകമായി ആവിഷ്കരിക്കാനും ഭാഷ നമ്മളെ പ്രാപ്തരാക്കുമോ എന്നുള്ളതാണ് അല്ലേ അപ്പോൾ ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട point ആണ് വളരെ പ്രധാനപ്പെട്ട point ആണ് നിങ്ങൾ അതൊക്കെ ഒന്ന് note ചെയ്തു വെക്കേണ്ടതുണ്ട് okay. അടുത്തത് മാതൃഭാഷ ആശയവിനിമയം ഉപാധി മാത്രമല്ല അല്ലേ ജീവിതത്തിന്റെ സമസ്ത മേഖലകളെയും അത് എന്ത്എന്ത് ചെയ്യുന്നുണ്ട് സ്പർശിക്കുന്നുണ്ട്

പുതിയ ആശയങ്ങളുടെ രൂപീകരണത്തിന് സർഗാത്മകതമായ കണ്ടെത്തലുകൾക്ക് ഒക്കെ അത് സഹായകമാകുന്നുണ്ട് അല്ലേ. ചിന്തയും അറിവിനെയും കൂടുതൽ സർഗാത്മകമാക്കാൻ മലയാളഭാഷ അല്ലെങ്കിൽ ഏതൊരു മാതൃഭാഷയാണോ അത് സഹായകമാകുന്നുണ്ട് okay. ഇനി അപ്പോ ഇത്രയും ആണ് നമ്മളു ആദ്യത്തെ അല്ലെ ഒരു introduction എന്ന രീതിയിലല്ലേ ആദ്യത്തെ അല്ലേ ഒരു എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു പ്രവേശകം എന്നഉള്ള രീതിയിൽ അല്ലേ ഇപ്പോൾ ഭാഷയെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഈ point കൾ ഒക്കെ നിങ്ങൾക്കെഴുതാൻ സാധിക്കണം അതേപോലെതന്നെ പുതിയ അല്ലേ നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ടല്ലേ ഇപ്പോൾ പ്രാഥമിക സ്കൂളുകളിൽ പഠിപ്പിക്കാൻ മലയാളം പഠിപ്പിച്ചു പഠിച്ചവർക്ക് മാത്രമേ സ്കൂളുകളിൽ മലയാളം പഠിച്ചവർക്കു മാത്രമേ എന്തിയ്യാൻ സാധിക്കുകയുള്ളൂ അതിനവസരമുള്ളൂ എന്ന് പുതിയ നിയമം അല്ലെ കഴിഞ്ഞ ആഴ്ചായാണ് എന്ത്യ്തിട്ടുള്ളത് നിലവിൽ വന്നിട്ടുള്ളത് അല്ലേ. അതുപോലെ കോടതി ഭാഷ വ്യവഹാരഭാഷ ഭരണഭാഷ ഇതൊക്കെ മലയാളം ആക്കി തീർത്തിട്ടുണ്ട്. ഇന്നും ഭാഷയ്ക്ക് വേണ്ടിയിട്ടുള്ള സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ എന്തയാം നിങ്ങൾക്ക് ഇവിടെ Essay ചോദിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലഘു കുറുപ്പുൾ ചോദിക്കുകയാണെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും okay. അപ്പോ അടുത്തത് ആദ്യത്തെ നമ്മുടെ പാഠഭാഗമാണ് പാഠം ഏതാണ് കണ്ണാടി കാണ്മോളവും അല്ലേ എഴുത്തച്ഛന്റെ പാഠഭാഗമാണ് അല്ലേ ഒരുപാട് ചോദ്യങ്ങൾ വന്നിട്ടുള്ള അല്ലേ repeat യ്തു ഒരേ type ചോദ്യങ്ങൾ വരുന്ന ഒരു പാഠഭാഗമാണ് നിസ്സാരമാണ് എന്ന് കരുതി എന്ത് ചെയ്യാൻ പാടില്ല

ആധുനിക ഭാഷയുടെ പിതാവാണ് എഴുത്തച്ഛൻ എന്ന് അറിയാം. അല്ലേ ഭാഷാപിതാവാണ് അദ്ദേഹം പതിനാറാം നൂറ്റാണ്ടിലാണ് ജീവിച്ചത്. പൊതു മലയാൻമതൻ മഹേശ്വരൻ എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത്.

തുടങ്ങിയവയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികള്. ഇങ്ങനെ ഇതൊക്കെ എന്തയ്യുക ഓർത്തുവയ്ക്കുക അല്ലെ നിങ്ങൾ മലയാളം പഠിക്കാൻ തുടങ്ങിയ കാലം മുതലേ എഴുത്തച്ഛനെ നിങ്ങൾക്കറിയാം അല്ലേ ടീച്ചർ പറഞ്ഞുതന്നിട്ട് വേണ്ട നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ എങ്കിലും അല്ലേ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ ഒരു വിവരണം ആണെങ്കിലോ ഉപന്യാസം ആണെങ്കിലോ ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഒരു introduction കൊടുത്തിട്ട് വേണം നമ്മൾ ഇതൊക്കെ എഴുതാൻ അല്ലേ അപ്പ എഴുതിയ ആളെ കുറിച്ചും പാടത്തെക്കുറിച്ചും ഒക്കെ ഉള്ള ഒരു ധാരണ നമുക്ക്

സംഭവപർവതത്തിലാണ് ശകുന്തളോപാഖ്യാനം ഉള്ളത്. മഹാഭാരതത്തിലെ സംഭവപർവതത്തിൽ important ആണേ ഒരു മാർക്കിന് ചോദിച്ചിട്ടുണ്ട് മുൻ പരീക്ഷകളിൽ okay ഗാന്ധർവ വിധിപ്രകാരം വിവാഹം ചെയ്ത ദുഷ്യന്തന്റെ കൊട്ടാരത്തിലേക്ക് ശകുന്തള എത്തിച്ചേരുന്നതാണ് നമ്മുടെ പാഠത്തിന്റെ സന്ദർഭം എന്ന് പറയുന്നത് അല്ലെ. അപ്പോ ആ കഥയൊക്കെ നിങ്ങൾക്കറിയാം. നമുക്ക് എന്തു ചെയ്യാം okay എന്തൊക്കെ ആണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത് അല്ലേ എന്തിനാണ് ഈ ശകുന്തള ഇത്രമേൽ എന്താണ് ഭീകരമായ രീതിയിൽ ദുഷ്യന്തയിട്ട് പൊരിക്കുന്നത്ല്ല്ലേ കരിക്കുന്നത് എങ്ങനെ ചീത്ത വിളിക്കുന്നത് എന്നൊക്കെ

വളർത്തു പുത്രിയാണ്. Okay നിങ്ങൾക്ക് അങ്ങനെ വേഗം പറയാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് try നോക്കുകേട്ടോ. അപ്പോ എന്താണ് അപ്പൊ ഒരിക്കലു ഈ ആശ്രമത്തിൽ കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യുകയാണ് കൺവ മഹർഷി ഒരിക്കലു പുറത്തേക്ക് പോവുകയാണല്ലോ വീട്ടിന്റെ പുറത്തേക്ക് പോകുന്ന സന്ദർഭത്തിൽ എന്തേയുന്നു അവിടെ ആ പുതിയ ഒരാൾ കടന്നുവരികയാണ് ആരാണ് ദുഷ്യന്തൻ മഹാരാജാവ് അല്ലേ ഈ രാജാക്കന്മാർക്ക് ഒക്കെ ഭയങ്കര hobby കളൊക്കെ വെറുതെ പോകുന്ന മൃഗങ്ങളെ ഒക്കെ അല്ലേ വേട്ടയാടിട്ടു കൊന്നിട്ട് അവിടെ ഇട്ടിട്ടു പോകുകന്നൊക്കെയുള്ളത് പഴയകാലത്തെ ഒരു വിനോദം ആയിരുന്നു അല്ലേ. ഇന്നും പലതരത്തിലുള്ള നമ്മുടെ mobile ലും whatsapp ഒക്കെ ആണെങ്കിൽ പഴയകാലത്ത് ആ ആളുകൾക്ക് എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വിനോദമായിട്ടുള്ളതല്ലേ കാട്ടിൽ പോകുക ഇങ്ങനെ മൃഗങ്ങളെയൊക്കെ വേട്ടയാടുക എന്നൊക്കെ ഉള്ളത്

അപ്പോ അങ്ങനെ ഗാന്ധർവ്വ വിധിപ്രകാരം ഈ ഗാന്ധർവ വിധി എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്ക് അറിയാം പുതിയകാലത്ത് നമ്മുടെ living together ഒക്കെ ഉണ്ടല്ലോ വലിയ നിയമങ്ങൾ ഒന്നുമില്ലാതെ ആളുകളുടെ അനുഗ്രഹം ഒന്നുമില്ലാതെ അവർ ഒന്നിച്ചു ജീവിക്കാൻ തീരുമാനിക്കുന്നു അല്ലേ അതാണ് പുതിയ കാലത്തെ living together ല്ലേ വലിയ കെട്ടുപാടുകളും ബന്ധനങ്ങളും ഒന്നുമില്ലതെ എന്നപോലെതന്നെ പഴയകാലത്ത് ഉള്ള ഒരു

ആ അപ്പൊ വിവാഹം കഴിക്കുന്ന സമയത്ത് ശകുന്തള അല്ലേ എന്തു ചെയ്യുന്നുണ്ട് ദുഷ്യന്തനോട് വാക്കൊക്കെ വാങ്ങുന്നുണ്ട് അതായത് എനിക്കുണ്ടാകുന്ന പുത്രൻ ആയിരിക്കണം രാജ്യഭരണം ഇല്ലേ കൊടുക്കേണ്ടത് എന്നൊക്കെ വാക്കുകളൊക്കെ ഏറ്റുവാങ്ങുന്നുണ്ട് ശകുന്തള ആദ്യം തന്നെ ചോദിച്ചു മേടിക്കുന്നുണ്ട് ബുദ്ധിമതിയാണ് ശകുന്തള അപ്പൊ അങ്ങനെ ദുഷ്യന്തൻ എന്ത് ചെയ്യുകയാണ് കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം അവിടം വിട്ടു പോവുകയാണ് കൊട്ടാരത്തിലേക്കു പോവുകയാണ് ശേഷം ശകുന്തള എന്ത് ചെയ്യുന്നു ഗർഭിണി ഒക്കെ ആയിത്തീരുകയാണ് ഇങ്ങനെ ഇടയിൽ ഒരു ദിവസം ഇങ്ങനെ ശകുന്തള അല്ലെ എന്തോ ആലോചിച്ചു ദുഷ്യന്തനെ ആലോചിച്ചു ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഒരാൾ അവിടേക്ക് വരികയാണ് ആരാണ് വരുന്നത് ദുർവ്വാസാവ് ആണല്ലേ ഇദ്ദേഹമാണെങ്കിൽ ഭയങ്കര എന്താണ് കോപാകുലനാണ് മൂക്കത്തു ശുണ്ഠി ഉള്ള ഒരാളാണ് ആര് ഈ ഇദ്ദേഹം പറയുന്നത് കേട്ടോ ദുർവ്വാസാവ് എന്ന് പറയുന്നത് ഇത്രയും പ്രായം ആയിട്ടുള്ള ഇത്രയും ജ്ഞാനിയായിട്ടുളള ദുർവ്വാസാവ് വന്നത് അറിയാതെ ശകുന്തള ഇങ്ങനെ ആരെ കുറിച്ച് ആലോചിച്ചു ഇരിക്കുകയാണ് ദുഷ്യന്തനെ കുറിച്ച് ആലോചിച്ചു ഇരിക്കുക ആണല്ലേ അപ്പൊ അത് ആർക്ക് അങ് ഇഷ്ടപ്പെട്ടില്ല ദുർവ്വാസാവിന് തീരെ ഇഷ്ടപ്പെട്ടില്ല അല്ലെ മൂപ്പർക്ക് ഭയങ്കര ego ഒക്കെ കത്താൻ തുടങ്ങി അല്ലെ

അങ്ങനെ പിന്നീട് കാളിദാസന്റെ ശാകുന്തളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് തോഴിമാർ കാൽ ഒക്കെ പിടിച്ചിട്ടു അല്ലെ ദുർവ്വാസാവിനോട് ശാപമോക്ഷം ഒക്കെ വേണമെന്ന് പറഞ്ഞു കരയുക ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അല്ലെ ഒരു മുദ്രമോതിരം അല്ലെ ഇത് ഒരു നിമിത്തമായി ഇത് ഒന്ന് കാണിച്ചുകൊടുത്തു കഴിഞ്ഞാൽ ദുഷ്യന്തൻ ഓർമ വരും എന്ന് പറയുകയാണ് അപ്പൊ ഇതാണ് കഥയുടെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് കേട്ടോ അപ്പൊ ശകുന്തള അറിയുന്നില്ലലോ തന്നെ ശപിച്ചിട്ടുള്ള കാര്യം ഇങ്ങനെ മറന്നുപോയ കാര്യം ഒന്നും ശകുന്തള അറിയുന്നില്ല അല്ലെ അപ്പൊ അങ്ങനെ ഗർഭിണി ആയ ശകുന്തള എന്ത് ചെയ്യുകയാണ് ദുഷ്യന്തന്റെ കൊട്ടാരത്തിലേക്കു എത്തുകയാണ് അല്ലെ അപ്പൊ അങ്ങനെ കൊട്ടാരത്തിലേക്ക് എത്തുന്ന ഗർഭിണി ആയ ശകുന്തളയെ തന്റെ സ്‌ഥയ്‌ക്ക്‌ മുൻപിൽ ഇട്ടുകൊണ്ട് എന്ത് ചെയ്യുകയാണ് ആഹ് ഇട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു ദുഷ്യന്തൻ അങ്ങേ അറ്റം അല്ലെ അപമാനിക്കുന്ന ഒരു ആണല്ലേ അങ്ങേ അറ്റം എന്ത് ചെയ്യുകയാണ് ഈ ശകുന്തളയെ അങ്ങ് അപമാനിക്കുകയാണ് അല്ലെ നിർത്തി അപമാനിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ ആദ്യം കുറെ സമയം എന്ത് ചെയ്യുന്നു ശകുന്തള അതൊക്കെ കേട്ടുനിന്നതിനു ശേഷം വളരെ കൃത്യമായ രീതിയിൽ അല്ലെ ദുഷ്യന്തനെ എന്ത് ചെയ്യുന്നു കണക്ക് തീർത്തു മറുപടി കൊടുക്കുന്നതാണ് പാഠഭാഗം എന്ന് പറയുന്നത് അല്ലെ അപ്പൊ ഈ മറുപടിയിൽ പലതരത്തിലുള്ള ഉപമകൾ കൊണ്ടുവരുന്നുണ്ട് പല തരത്തിലുള്ള അലങ്കാരങ്ങൾ ഉണ്ട് അല്ലെ പലതരത്തിലുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത് സാധാരണ മനുഷ്യർക്ക് മനസിലാകുന്ന രീതിയിൽ ഉള്ള ഉപമകളാണ് എന്ത് ചെയ്തിട്ടുള്ളത് എഴുത്തച്ഛൻ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അതും പ്രധാനപെട്ടതാണ് സാധാരണ ജനങ്ങൾക്ക് മനസിലാകും അല്ലെ കണ്ണാടി കാണ്മോളവും എന്നുള്ള എന്ന പേര് തന്നെ നിങ്ങൾ ആലോചിക്കുക അല്ലെ അപ്പൊ സാധാരണ ജനങ്ങൾക്ക് മനസിലാവുന്ന രീതിയിൽ ഉള്ള രീതിയിൽ ഉള്ള ഉപമകളാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ ശകുന്തള പറയുന്നത് okay അപ്പോൾ ശകുന്തളയെ തിരിച്ചറിയാത്ത ദുഷ്യന്തൻ ശകുന്തളയെ അപമാനിക്കുകയാണ് എന്തൊക്കെയാണ് പറയുന്നത് പല കാര്യങ്ങളും പറയുന്നുണ്ട് അല്ലെ പരഭൃത എന്നൊക്കെ പറയുന്നുണ്ട് okay അപ്പൊ എന്താണ് ആ സ്വർണവും രത്‌നങ്ങളും ആഭരണങ്ങളും വസ്ത്രങ്ങളും ഒക്കെ ഞാൻ ആവശ്യത്തിലധികം തരാം ദുഷ്യന്തൻ പറയുകയാണ് ആരോട് ശകുന്തളയോട് അല്ലെ എന്താ പറയുന്നത് നിനക്ക് സ്വർണം ആണെങ്കിൽ സ്വർണം ആഭരണമാണെകിൽ ആഭരണം വസ്ത്രമാണെങ്കിൽ എന്താണ് വേണ്ടത് എന്ന് വെച്ച തരാം അല്ലെ നീ എന്ത് ചെയ്യുക

അപ്പൊ അതും വാങ്ങി നിനക്ക് എന്താണ് യോജിച്ച ദിക്കിലേക്ക് നിനക്ക് എവിടെയാണോ ഉചിതമായത് അങ്ങോട്ടേക്ക് പൊയ്ക്കോളൂ എന്ന് പറയുകയാണ് ഗോകുലത്തെ പോലെ നീയും ഒരു പരഭൃത ആണ് ആ വാക്ക് ഓർത്തു വെക്കണം പരഭൃത അല്ലെ ആരെപ്പോലെ ഗോകുലത്തെ പോലെ അല്ലെ ഗോകുലം ആരാണ് കുയിലാണ് അല്ലെ എന്തുകൊണ്ടാണ് അതിനെ പരഭൃത എന്ന് പറയുന്നത് അല്ലെ കോകിലം എന്ത് ചെയ്യുന്നു കുയിൽ കാക്കയുടെ കൂട്ടിലാണ് എന്ത് ചെയ്യുന്നത് കുയിൽ കൊണ്ട് പോയിട്ട് മൊട്ട ഇടുന്നത് അല്ലെ അപ്പൊ കുയിലിനു സ്വന്തമായിട്ട് കൂട് ഒക്കെ ഉണ്ടാക്കാൻ മടിയാണ്

വളർത്തുകായാണ് ചെയ്യുന്നത് അല്ലെ അപ്പൊ അന്യനാൽ വളർത്തപ്പെട്ട കുട്ടി എന്നുള്ള രീതിയിലാണ് പരഭൃത എന്ന് ഇവിടെ അർത്ഥമാക്കുന്നത് ഇങ്ങനെ ഒരുപാട് നിന്ദാവചനങ്ങൾ കേട്ട് ലജ്ജിച്ചതായായ ശകുന്തള അല്ലെ കരഞ്ഞു നിലവിളിച്ചു ഒരുഭാഗത്ത് മൂലയ്ക്ക് ഇരിക്കുകയല്ല ചെയ്യുന്നത് ശക്തമായ രീതിയിൽ എന്ത് ചെയ്യുന്നു പ്രതികരിക്കുന്നു വരികളുടെ അർത്ഥമായിട്ടൊക്കെ ജെയ്സൺ നമ്മുക്ക് പറയാൻ സമയം ഇല്ല അല്ലെ പക്ഷെ ടീച്ചർ എന്തു ചെയ്യാം

കടുകിൻ മണിപോലെയുള്ള ദോഷങ്ങൾ പോലും നീ കണ്ടെത്തുന്നു അല്ലെ വലുപ്പമേറിയ സ്വന്തം ദോഷങ്ങൾ തിരിച്ചറിയുന്നില്ല പണ്ഡിതരുടെ പോലും ശീലമാണിത് കവിതയിൽ ഉള്ള വരിയാണ് അല്ലെ എന്താ പറഞ്ഞിട്ടുള്ളത് എന്താ പറഞ്ഞിട്ടുള്ളത് ആഹ് കടുകിൻ മണി പോലെയുള്ള അതായത് എന്റെ മേലെയുള്ള ഇത്തിരിപ്പോന്ന പുച്ചങ്ങൾ പോലും എന്ത് ചെയ്യുന്നു

ആഹ് അതെന്നാടാ കല്യാണം?

അയ്യോ ഞാൻ നാട്ടിൽ ആണ് ഉള്ളത്.

ഇരുപത്തിനാലിനു ഇരുപത്തിമൂന്നിന് ഇരുപത്തിമൂന്നിന് എത്തിക്കോ? ആഹ് നിന്റെ വീട്ടിൽ നിക്കാമല്ലേ

അയ്യോ അതാണല്ലോ main രാവിലെ വന്നിട്ട് നേരെ അവിടുന്ന് തുടങ്ങാം. ആഹ് അങ്ങനെയല്ലടാ നിന്റെ വീട്ടിൽ വന്നിട്ട് നിന്റെ വീട്ടിലെ ഫുഡ് ആദ്യം കഴിക്കണ്ടേ? രാവിലെ അല്ലല്ലോ വൈകുന്നേരം അല്ലെ പരിപാടി? അല്ല തലേന്ന് കല്യാണം എത്ര ദിവസത്തെ പരിപാടിയാണ്

തലേന്ന് ഇപ്പൊ രാവിലെ തലേന്ന് ഇപ്പൊ രാവിലെ വന്നാൽ നമ്മുക്കവിടെന്ന് നല്ല അവൽ പുഴുക്ക് ഇല്ലേ പുഴുക്ക് ഇല്ലേ പുഴുക്ക് അറിയില്ലേ

ആഹ് പിന്നെ എന്നാ പുഴുക്കാണ് നീ അവിടെ പറഞ്ഞേ കപ്പയാ കപ്പയും മറ്റേ കടല ഇട്ട പുഴുക്ക് ഇല്ലേ?

ഇത് അങ്ങനെയല്ല കപ്പയും കടലയും ചെറുപയറും ഒക്കെ ഇട്ട് അടിപൊളി സാധനമുണ്ട് നല്ല അടിപൊളി എന്റെ മോനെ

ആഹ് നമ്മളുടെ ഇവിടെയൊക്കെ വേറെ രീതിയാണ് അങ്ങനത്തെ സാധനമൊന്നും കല്യാണത്തിന് കപ്പ വെക്കലുണ്ട് കപ്പ ബിരിയാണി തന്നെ കപ്പ പൊട്ടി വെക്കും കപ്പ കക്കയിറച്ചി വെക്കും കപ്പ പുഴുക്ക് അങ്ങനെ പല രാവിലത്തേക്ക് നല്ല കപ്പ പുഴുക്ക് കപ്പ മാത്രമല്ല കപ്പയും ചെറുപയറും ഒരുപാട് അടിപൊളി സാധനം രാവിലെ മറ്റേ ദോശയും ഇഡലിയും അങ്ങനെ വല്ലതും ആയിരിക്കൂൾ രാത്രിയാകുമ്പോഴാണ് നമ്മുടെ ഇത് തലേന്ന് രാവിലെ മുതൽ തുടങ്ങും.

നീ പറഞ്ഞ സംഭവമില്ലേ നമുക്ക് ഈ തലേന്നാണ് ആൾക്കാരെ കൂടുതൽ ക്ഷണിക്കുന്നത് അപ്പൊ തലേന്ന് വൈകുന്നേരം ബിരിയാണി ഉണ്ടാവും.

ആഹ് അപ്പൊ ബിരിയാണിക്ക് ചിക്കൻ നീ പറഞ്ഞ ഈ parts ഒക്കെ സാധനങ്ങൾ ഉണ്ടാവൂലെ അതൊക്കെ ഉച്ചക്ക് ഒരു അടിപൊളി കറിയുണ്ടാവും. നല്ല അടിപൊളി സാമ്പാർ മീൻ കരി ചിക്കൻ വറുത്തത് അച്ചാർ. ആഹ് പിന്നെ ചിക്കൻ വറുത്തതും സാധനങ്ങളും ഒക്കെ കൊണ്ട് വെക്കുമ്പോൾ സാംബാർ തല്ലെന്നത്തെ സാമ്പാർ ഭയങ്കര ടേസ്റ്റ് ആണ്.

കുറെ സദ്യയും സാധനങ്ങൾ ഒക്കെ വരുമ്പോൾ pure veg ആയിരിക്കും. നിങ്ങൾ കല്യാണത്തിന് non veg വെക്കോ സദ്യക്ക്? ഓഹ് ഇപ്പൊ നാളെ തന്നെ നാളെ ഇരുപതിന്നാലാ ഇരുപത്തിമൂന്നോ കല്യാണത്തിന്റെ അന്ന് ഇവിടെ എന്താണെന്ന് വെച്ചാൽ ചോറ് സാമ്പാർ അവിയൽ പുളിങ്കറി അതൊക്കെയുണ്ടാവും. അതിന്റെ കൂടെ തന്നെ മീൻകറി ഉണ്ടാവും

അത് കൊള്ളാല മീൻകറി ഉണ്ടാവും മീൻകറി ഉറപ്പായിട്ടും ഉണ്ടാവും.

നാട്ടിൽ മീനൊക്കെ ഇഷ്ടംപോലെ കിട്ടുമെങ്കിലും കല്യാണത്തിന്റെ അന്ന് മീൻകറി ഒന്നും അങ്ങനെ എല്ലാരും വെക്കൂല അല്ലാണ്ട് കല്യാണം അല്ലെങ്കിൽ ഇപ്പൊ ഓണസദ്യ വിശൂന്റെ സദ്യ അങ്ങനെയൊക്കെ വരൂലേ? ആഹ്

ഉച്ചക്ക് എപ്പഴും ഇവിടെ ഉച്ചക്ക് സാധാരണ ഫുഡ് കഴിക്കുമ്പോൾ എപ്പഴും ഉണ്ടാവും non veg മീൻകറി എന്തായാലും ഉണ്ടാവും മീൻകറി ഇല്ലാതെ ഫുഡ് കഴിക്കാറില്ല കണ്ണൂർ. അങ്ങനെ തന്നെയാണ് മീൻകറി ഇല്ലാതെ ഫുഡ് വീടുകളിൽ ഒക്കെ അങ്ങനെ തന്നെയാണ് non ഇല്ലാണ്ട് പറ്റൂല പക്ഷെ സദ്യയും സാധനവും വഴുമ്പോരെത്തേക്ക് എല്ലാരും അതെല്ലാം നമ്മൾ പറയുമ്പോൾ സദ്യ എന്നാണ് പറയുക. അച്ചാർ പച്ചടി വറവ് ഉപ്പേരി സാമ്പാർ

പായസവും മീന്കറിയോ

ആഹ് എനിക്ക് തോന്നണേ മലബാർ area യിൽ ഫുഡിന്റെ ഒരു അവിടത്തെ ഫുഡ് എല്ലാം ഇങ്ങനെ non veg mix ആയിട്ടാണ് എപ്പഴും ഫുഡ് ഉണ്ടാവുക

അല്ല ഇപ്പൊ ഓണത്തിന് ഇപ്പൊ നമുക്ക് ചിലപ്പോ ഉച്ചക്ക് ബിരിയാണി ആയിരിക്കും സദ്യ എന്ന് പറഞ്ഞു ബിരിയാണിയായിരിക്കും കൊടുക്കുക

അല്ലെങ്കിൽ ഇപ്പോ മീൻകറി ഉണ്ടാവും ആക്കിയതുണ്ടാവും കറിയായിരിക്കും അല്ലെങ്കിൽ വരട്ടിയതായിരിക്കും അല്ലെങ്കിൽ പൊരിച്ചതായിരിക്കും അങ്ങനെ ഒക്കെയുണ്ടാവും.

ആഹ് നമുക്ക് ആ ഒരു style അല്ല non veg എന്നാലും മീനെ കാലും കൂടുതൽ ഇവിടെ മീൻ ഇഷ്ടംപോലെ കിട്ടുമെങ്കിൽ കൂടി ഇവിടെയുള്ള എല്ലാവരും മറ്റേ ബീഫ് പോർക്ക് ശരിക്കും പറഞ്ഞ നമ്മുടെ ഒരു സ്റ്റൈൽ വെച്ചിട്ട് ഇവിടെയുള്ള ആൾകാർ ആരും അങ്ങനെ വെക്കൂല അവർ മീൻകറി ഒക്കെ വെക്കും. സദ്യ എന്ന് പറഞ്ഞാൽ non veg ഒന്നും ഉണ്ടാവൂല നമുക്ക് സദ്യ എന്ന് പറഞ്ഞാൽ എപ്പഴും non veg ഉണ്ടാവും.

എല്ലാരും ഈ മീൻ കൂട്ടി കൂട്ടിട്ട് സദ്യ വഴുമ്പോഴും അറിയാൻഡ് ശരിക്കും പറഞ്ഞ ഒരു തരം സദ്യയിൽ ഇതൊന്നും കേട്ടൂല

അത് കിടിലം സാധനമാണ് അത് ചില സമയത്തു നമ്മുടെ നാട്ടിൽ എല്ലാവരും കല്യാണത്തിന് വെക്കും മഞ്ഞ കളറിൽ ഒരു ചപ്പാത്തി പോലെ ഇരിക്കും.

നമ്മൾ ഈ അംബഅമ്പലത്തിലെ പാൽപായപാൽപായസം കഴിക്കുമ്പോലെ ഉണ്ടാവും അല്ല? അടപ്രഥമന്റെ കൂടെ അതാണ് main അടപ്രഥമൻ വഴുമ്പോഴാണ്

ആഹ് പാലട പാലടപ്രഥമൻ വരൂലേ? അതിന്റെം കൂടെ കഴിക്കുന്നവരുണ്ട് main ആയിട്ട് പാൽ വെച്ചിട്ടുള്ള സാധനമുണ്ട് പാലട പ്രഥമൻ വെള്ള ഇല്ലേ വെള്ള പായസം അതുവരുമ്പോഴാണ് main ആയിട്ട് നമുക്കൊക്കെ ഇവിടെ രണ്ടു മൂന്നു കൂട്ടം പായസം കാണും. വെജ് സദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമുക്ക് മിക്ക്യവാറും ഒരു പായസമേ ഉണ്ടാവൂള് പ്രഥമൻ അടപ്രഥമൻ അല്ല പരിപ്പ് പ്രഥമൻ ഇല്ലേ ആഹ് ആഹ് ഇവിടെ പരിപ്പ് വേണ്ടവർക്ക് പരിപ്പ് ഉണ്ടാവും സേമിയ വേണ്ടവർക്ക് സേമിയ ഉണ്ടാവും അടപ്രഥമൻ വേണ്ടവർക്ക് അടപ്രഥമൻ ഉണ്ടാവും അങ്ങനെ എല്ലാ type സാധനം മൂന്ന് നാല് പായസം ഒക്കെ വെക്കുന്നവരുണ്ട്.

ഇഷ്ടം പോലെ തോട് കറികൾ പിന്നെ ഇതിനെല്ലാം ഓരോ പ്രായമുള്ളവരോട് ചോദിച്ച അറിയാൻ പറ്റും നമ്മൾ ഈ പായസം വെള്ള പായസം കൂട്ടുമ്പോൾ മഞ്ഞ കളറിലുള്ള നാരങ്ങാ അച്ചാറില്ലേ കറി നാരങ്ങാ ആഹ് അറിയാം ഉപ്പിട്ട് ഇതാക്കുന്ന ഒരു ഇങ്ങനെ കുറെ സംഭവമുണ്ട് വെള്ള പായസം കുടിക്കുമ്പോൾ വെള്ള വെള്ള അല്ല മഞ്ഞ കളർ വരും ഇത് അത് അഹ് ശരിക്കും പായസം കുടിക്കാൻ വേണ്ടിയിട്ട് മാത്രം വെക്കുന്നതാണ്.

ആഹ് അതൊക്കെ mix ആക്കി കഴിക്കാം ഇതുപോലെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അത് നമുക്കുണ്ട് നമുക്കും ചെയ്യലുണ്ട് ഞാൻ പറഞ്ഞത് മറ്റേ വെള്ള പായസം അല്ലെ എല്ലാവരും ഇത് തന്നെയായിരിക്കും. പഴവും പപ്പടവും എല്ലാം കൂടി കൊഴച്ചു

എനിക്ക് പരിപരിപ്പ് പായസം ഭയങ്കര അയ്യോ അടിപൊളിയാണ് പിന്നെ അഹ് non veg സാധനങ്ങൾ ഒന്നുമില്ലാത്തതാണ് എനിക്കൊരു പ്രശ്നം വരുന്നത്. തലേ ദിവസം രാത്രിയിലോ അല്ലെങ്കിൽ കല്യാണത്തിന്റെ അന്ന് രാത്രിയിലൊക്കെ ഇല്ലേ?

അന്ന് ഇവിടെ വമ്പൻ ആഘോഷമായിരിക്കും അന്ന് full non veg തന്നെയായിരിക്കും.

എനിക്കതായിരുന്നു ശരിക്കുമിഷ്ടം പിന്നെ കിട്ടണ വെച്ച് adjust ചെയ്യും എനിക്കുമിഷ്ടമാണ് ഒരുപാട് നീ ഒരു പറഞ്ഞപോലെ ഇരുപത്തിനാല് തരം കറിക്കൂട്ടി തിന്നു തീർക്കുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും ഭയങ്കര ഒരു നമ്മൾ വയർ അങ്ങ് നിറഞ്ഞാലും പിന്നേം പിന്നെ കഴിക്കാൻ തോന്നും കഴിച്ചിട്ട് സുഖമായിട്ട് ഉറങ്ങി അത് ഭയങ്കര അവസാനം ആ പായസം ഈ പപ്പടം ഒക്കെ വരുമ്പോൾ set ആവും. ആഹ് അതെ എന്നിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുക കഴിച്ചിട്ട് എടാ നീ ഇതിനു മുൻപ് കണ്ണൂർ കഴിച്ചിട്ടുണ്ടോ?

കണ്ണൂർ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ മറ്റേ ചേച്ചിയുടെ കല്യാണം വന്നില്ലേ?

ടൈമിൽ കഴിച്ചാർന്നു പക്ഷെ ഞാൻ അതത്ര ഓർക്കുന്നില്ല.

ആഹ് മീനും main ആയിട്ട് ചെമ്മീൻ അല്ലെങ്കിൽ അറിയൂലെ ആഹ് പിന്നെ നമ്മുടെ നാട്ടിലും കിട്ടും പക്ഷെ ഞങ്ങളുടെ കടകളിൽ ചെമ്മീനും തിരണ്ടിയും main ആയിട്ട് മീൻ കറി ആകുമ്പൊഴേത്തേക്ക് അതെ വെക്കൂള് വേറെ മീൻ ഒന്നും വെക്കൂല.

തിരണ്ടി കേറി വരും അത് കടലിലെ തിരണ്ടി തന്നെയാണ് എന്നാലും കേറിവരുമ്പോഴെത്തെക്കാണ് നമ്മുക്ക് അവിടെ എപ്പൊഴും കിട്ടുന്നെ മേടിച്ചു കറിവെക്കുന്നവർ ഒക്കെയുണ്ടാട്ടാ. കടലിൽ നിന്ന് കൊണ്ടുവരലുമുണ്ട്‌ നമ്മുടെ നാട്ടിലേക്ക് അതുപോലെ ഈ മത്തി അയില ഒന്നും ഇതിൽ വെക്കില്ല ഈ രണ്ടു മീനെ main ആയിട്ട് വെക്കുള്ളു. അയില വെക്കൂലല്ലേ?

എന്താ അതില്ല അതൊന്നും നമുക്കില്ല. കല്യാണത്തിന് അത് വെക്കില്ല കല്യാണത്തിന് അത് വെക്കില്ല ഇല്ല അത് വെക്കില്ല മെയിൻ ആയിട്ട് തിരണ്ടി അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ നമ്മൾ പറയണ ചെമ്മീൻ

മീൻ അടിപൊളിയാ പക്ഷെ സദ്യയുടെ കൂടെ അവിയൽ ഭയങ്കര രസമായിരിക്കും. ഒറ്റ ട്രിപ്പിന് അല്ലെ കൂടുതൽ വിളമ്പി കൊടുക്കുന്നെ ഫുൾ സാധനം.

ആഹ് order ഉണ്ടാവുമല്ലേ